ചോളം, എള്ള് പിന്നെ എന്താ അവിടെ. വല്യമ്മയുടെ വീടിനടുത്ത് ഒരു park ഉണ്ട്. അവിടേക്ക് പോയത് ഓര്‍മ്മയുണ്ട് എനിക്ക്. ഒരു അണ്ണാ പുംഗയൊ അങ്ങനെ എന്തോ ഒരു പേര്.

ആ ഒണ്ട് ഒണ്ട്. വല്യമ്മയുടെ വീടിനടുത്തൊണ്ട്. പിന്നെ എന്താന്നു വച്ചാല്‍ നമുക്ക് ഇവിടെ പോകാനോക്കെ വല്യമ്മയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ ചെറിയൊരു വീട് ഇപ്പൊ നമ്മളുടെ നമ്മുടെ kitchen ന്‍റെ വലുപ്പമേ ഉണ്ടാവുള്ളൂ അവരുടെ ഒരു വീടിന്.

സാധനങ്ങളൊക്കെ വെക്കാനും പിന്നെ ഒരു room അടുക്കള. വേറെ rest room ഉം കാര്യങ്ങളും ഒക്കെ പുറത്ത് അങ്ങനെ. അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ചൊമരിന്‍റെ അപ്പുറവും ഇപ്പുറവും വെവ്വേറെ വീടുകളാ. നമ്മള് വെവ്വേറെ room ഉകളാണല്ലോ.

ഒരു സൗകര്യവും ഉണ്ടാവില്ല ഒരു room ഇൽ തന്നെ കിടക്കണം. Additional ആയിട്ട് പുറത്ത് room എടുത്തു കൊടുക്കേ? ഒരു room ഉം ഇല്ല. ഒരു റൂമില് ഉള്ള room ഇല്‍ adjust ചെയ്ത് കിടക്കുവാ. പിന്നെ ഇവര് കട്ടിൽ ഇല്ലേ ചെറിയ വലക്കട്ടില്.

ഇപ്പേ ആളുകള് അധികം കൂടുമ്പം ഉണ്ടാവുവോ? ഉണ്ടാവുവോ?

ഒരു പത്തോ, അഞ്ചോ ആളുണ്ടെങ്കിൽ കിടക്കാൻ സൗകര്യം ഉണ്ടാവുമോ? ഒരു സൗകര്യോ ഉണ്ടാവില്ല. Maximum അഞ്ച് പേര്.

ബാക്കി മൂന്നാള് ഇല്ലേ? ഉം ബാക്കി മൂന്നാള് ഇനി അവര് ഇനി പൊറത്ത് കിടക്കുകയോ പിന്നെ പുറത്ത് lodge ഇല് എവിടേലും എടുക്ക ഒക്കെ ചെയ്യാം.

എങ്ങനേലും നമ്മുടെ കേരളത്തിന്‍റെ അത്ര ഉണ്ടാവൂല. എന്നാലും കാണാന്‍ കൊറേ കാര്യങ്ങള് ഒക്കെ ഉണ്ട്. കുറെ അമ്പലങ്ങള്, tourist സ്ഥലങ്ങള്, അങ്ങനെ ഒക്കെ ഉണ്ട്.

അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങള്. പിന്നെ ഇയാള് വേറെ എങ്ങടാ അങ്ങട്ട് തന്നെയല്ലേ ഞങ്ങടെയൊപ്പം വന്നിട്ടുള്ളൂ. അങ്ങട് തന്നെയുള്ളൂ വേറെ എങ്ങട്ടും പോയിട്ടൊന്നുമില്ല ഞാനധികായിട്ടെ.

എപ്പഴാ planning ഒക്കെ ഉണ്ടോ? ഊട്ടി, കൊടൈക്കനാല് അങ്ങനെയൊക്കെ എവിടെങ്കിലുമൊക്കെ. ഏർ ഇനി ഇപ്പം എങ്ങട്ടും plan ഒന്നുമില്ല. അതേലെ. എന്തായാലും plus two കഴിഞ്ഞല്ലോ. ഇനി ഇപ്പൊ travelling ഇനും ഒന്നും വലിയ കൊഴപ്പം ഒന്നുമില്ലല്ലോ. ഇനിപ്പോ എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ ഉണ്ട്. ജോലിയൊക്കെ ആവണ്ടേ. ആഹ് അഹ് അതിന്‍റെ എടെകൂടെ traveling ഇനും, traveling തന്നെ അല്ലേ.

അതേല്ലേ.

താല്പര്യം ഇല്ലാത്ത ആളാ. താല്പര്യം ഒക്കെ ഉണ്ട്. പക്ഷേ, അധികം അങ്ങനെ പോകാറില്ല ചേച്ചി.

വീട്ടുജോലികളൊക്കെ ഉണ്ടാവും അല്ലേ. അതൊക്കെ നന്നായിട്ട് ചെയ്യൊ? വീട്ടുജോലി കുഴപ്പൊന്നുല്ല.

വരുംണ്ടാവുവായിരിക്കും. ഇപ്പഴാ എപ്പളാ ഒന്നുമില്ലല്ലോ. എല്ലാം മലമ്പുഴ dam കാണാന്‍ ഒരു planning ഉണ്ട്. വരുന്നോ.

അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് പോന്നെ. താല്പര്യം ഉണ്ടങ്കില്‍ വരൂ. ആ വരാലോ. ഞാന്‍ phone വിളിച്ചിട്ട് അറിയിക്കാം എപ്പളാന്ന്. ആഹ് ശരി, ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ഇപ്പൊ മലമ്പുഴക്ക് പോകുമ്പോ വിളിക്കാം.

Hello നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്‍റെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽനെഹ്രുവാണ് ചേരിചേരാ പ്രധാനമന്ത്രിപദത്തോടൊപ്പം വിദേശ കാര്യമന്ത്രിയുടെ പദവിയും അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്താറ് മുതല്‍ ആയിരത്തി തൊള്ളായിരത്തി അറു പത്തിനാല് വരേയുള്ള ഇന്ത്യയുടെ വിദേശ നയത്തെ രൂപീകരിക്കുന്നതിനും, നടപ്പിലാക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്കുവഹിക്കുകയുണ്ടായി. നെഹ്രുവിന്‍റെ വിദേശ വിദേശനയത്തിൽ നിന്നും മൂന്നുലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പൊരുതി നേടിയ സ്വാതന്ത്ര്യ പരമാധികാരവും കാത്തു സൂക്ഷിക്കുക. രണ്ട് രാജ്യത്തിന്‍റെ പോകെ സംരക്ഷിക്കുക. മൂന്ന് Ccategory യിലുള്ള സാമ്പത്തിക വികസനത്തെ പരിഭോഷിപ്പിക്കുക രണ്ട് രണ്ടു ചേരികളിൽ നിന്നുളള അകലം സ്വതന്ത്ര ഇന്ത്യയിലെ വിദേശനയത്തിന്‍റെ അടിസ്ഥാനം ചേരിചേരുക എന്നാണ്. മുൻപ് സൂ മുന്‍പ് സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം US ഇന്‍റെയും, soviet union ഇന്‍റെയും നേതൃത്വത്തിൽ രണ്ടു ശാക്തിക ചേരികളായി. ശീതസമരം ആരംഭിക്കുകയും ചെയ്തു. ശാക്തിക ചേരികൾ സൈനിക സഖ്യങ്ങളായി രൂപീകരിച്ചു. US നിയന്ത്രണത്തിന്‍റെയും, സഖ്യത്തിന്‍റെയും soviet union ഇന്‍റെയും നേതൃത്വത്തിലുള്ള warzaw ഉടമ്പടിയില്‍ ലോകമെമ്പാടും വന്‍ഭീഷണി ഉയർത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ രണ്ടു camp ഉകളിൽ നിന്നും മാറി നിൽക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഏറ്റവും ഉദാത്ത ഉദാത്തമായ വിദേശനയ സമീപനമായി രാജ്യം ചേരിചേരാ എന്നതുകൊണ്ട് ചെയ്‌തു. ആയിരത്തിതൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം നോക്കാം നമുക്കിനി. താമസിയാ ആയിരത്തി തൊള്ളായിരത്തി ക അമ്പ അമ്പതിൽ ചൈന ടിബറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി. ഇതോടെ ഇന്ത്യക്കും ചൈനക്കും മധ്യത്തിലുള്ള ഇട ഇടരാജ്യം ഇല്ലാതായി. ടിബറ്റ്‌. ടിബറ്റിനോട് ചൈന കാണിച്ച അതിക്രമത്തെ ആദ്യമൊന്നും ഇന്ത്യ പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ടിബറ്റ് സംസ്കാരത്തെ ചൈന അടിച്ചമർത്തുകതന്നെ വിവരം പുറത്തു വരുന്നതോടെ ഇന്ത്യയുടെ നിലപാടുകളില്‍ മാറ്റമുണ്ടായി. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില്‍ തന്‍റെ പരിവാരങ്ങളോടൊപ്പം ടിബറ്റില്‍ നിന്നും ഒളിച്ചോടിയ ടിബറ്റന്‍ ആത്മീയ നേതാവാണ്‌

ചോടിപ്പിച്ചു. ഇന്ത്യന്‍ government രാജ്യത്തിനകത് ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ ആത്മജിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിതർക്കം രൂക്ഷമായി. അതിർത്തിതർക്കം colonial അതിർത്തിതർക്കം colonial കാലത്തുതന്നെ പരിഹരിക്കപ്പെട്ടൊണ്ടന്നെ ഇന്ത്യ അവകാശപ്പെട്ടു. എന്നാല്‍ colonial തീരുമാനതരങ്ങൾക്ക് ബാധകമായ നിലപാടാണ് ചൈന സ്വീകരിച്ചത്. ഇന്ത്യ ചൈന അതിർത്തിയുടെ പടിഞ്ഞാറൻ അറ്റത്തും കിഴക്കേഅറ്റത്തുമുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചടുത്തോളം മുഖ്യ തര്‍ക്കം ഇന്ത്യയിലെ രണ്ടു പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിച്ചു. ഒന്ന് ജമ്മു-കശ്മീരിനെ ലഡാക് മേഖലയിലുള്ള അക്ഷയാർചിപ് പ്രദേശം. രണ്ട് അരുണാചൽ പ്രദേശിലെ നോപ്പാ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളും ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിയേഴിനും ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിനും മധ്യേ അവിടെ യുദ്ധതന്ത്ര പ്രവാഹനമുള്ള ഒരു റോഡ്‌വെട്ടുകയും ചെയ്തു.

Cuban Missile മുഴുകിയിരിക്കുമ്പോൾ ചൈനീസ്‌ പട്ടാളം ഇന്ത്യയുടെ അതിർത്തികടന്ന് രണ്ട് തർക്കപ്രദേശങ്ങളിലും മിന്നലാക്രമണം നടത്തി. ഒരാഴ്ച നീണ്ടുനിന്ന ആദ്യത്തെ ആക്രമണത്തിൽ അരുണാചൽപ്രദേശിലെ ചില പ്രധാന പ്രദേശങ്ങളും, ചേരിയും സൈന്യം പിടിച്ചെടുത്തു. November ഇല് ചൈന രണ്ടാമത്തെ അക്രമണം ആരംഭിച്ചു. ലഡാക്കിലെ പടിഞ്ഞാറൻ ഭാഗത്തുണ്ടായ ചൈനീസ് മുന്നേറ്റത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ചു. എന്നാൽ കിഴക്കുഭാഗത്തെ പടയോട്ടത്തെ തടയുന്നതില്‍ ഇന്ത്യൻ സൈന്യം പരാജയപെട്ടു. പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളും, സമാധാനങ്ങളും. ഇന്ത്യപാക് വിഭജനകാലം തൊട്ട് കാലം തൊട്ടേ ശത്രുപരമായിരുന്നു. വിഭജ നത്തെതുടർന്നുണ്ടായ വർഗീയത കലാപങ്ങളും, അക്രമങ്ങളും ഒരു രാജ്യങ്ങളിലെയും ജനങ്ങളിലുണ്ടാക്കിയ വെറുപ്പും പകയും ഏറെകാലം നീണ്ടുനിന്നു. ഇരുരാജ്യങ്ങളെയും യുദ്ധത്തിന്‍റെ പാതയിലേക്കും നയിച്ചു. മുഖ്യവിഷയം കാശ്മീർപ്രശ്‌നമാണ്. നുഴഞ്ഞുകയറ്റക്കാരെയും, സായുധ സായുധരായ ഗോത്രവർഗക്കാരെയും അയച്ചുകൊണ്ട് ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിയേഴിൽ october ഇല്‍ പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചു. അങ്ങനെ ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിയേഴിൽ തന്നെ ഇന്ത്യയും, പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി. എങ്കിലും ഇതൊരു പൂർണയുദ്ധമായി മാറിയില്ല. പ്രശ്നം ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയായ് സമര്‍പ്പിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയെയും, ചൈനയെയും ഒത്തുചേർത്തുകൊണ്ട് ഇന്ത്യക്കാരെ ഇന്ത്യക്കെതിരെ നിങ്ങൾ പാകിസ്ഥാന്‍ തുടർന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ അമേരിക്കയുമായും, ചൈനയുമായും ഇന്ത്യക്കുണ്ടായ പ്രശ്നങ്ങളിൽ പാകിസ്ഥാൻ വിള്ളലുകളുണ്ടാക്കി. കാശ്മീര്‍ പ്രശ്നത്തിന്‍റെ കാശ്മീര്‍ പ്രശ്നത്തിന്‍റെ പേരിലുള്ള പോരാട്ടങ്ങൾക്കിടയിലും, ഇന്ത്യയിലെയും, പാകിസ്ഥാനിലെയും കാര്യങ്ങൾ ഉണ്ടായി. വിഭജനകാലത്തെ അവരുടെ യഥാര്‍ത്ഥ രണ്ട് government രണ്ടു ഒരുമ്മിച്ചു പ്രവർത്തിച്ചു. ഒത്തുചേർത്തു. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില്‍ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധുനദീജലകരാറില്‍ നെഹ്രു ഒപ്പുവെച്ചു. ഇന്ത്യൻ പാക് ബന്ധങ്ങളിൽ ഉയർച്ചതാഴ്ച പാലിക്കപ്പെട്ടു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില്‍ ഇരുരാജ്യങ്ങളും സായുധ പോരാട്ടങ്ങളുമുണ്ടായി. അക്കാലം പാകിസ്ഥാൻ രണ്ടു തവണ ഇന്ത്യയെ ആക്രമിച്ചു. ഗുജറാത്തിലെ റണ്‍ ഓഫ് കച്ച് പ്രദേശം കാശ്മീരില്‍ വലിയൊരു ആക്രമണം പാകിസ്ഥാന്‍ അഴിച്ചു വിട്ടു. പ്രാദേശികജനതയുടെ പിന്തുണ ലഭിക്കണം എന്ന് പാകിസ്ഥാൻ ഭരണാധികാരികള്‍ ശ്രദ്ധിച്ചു. എന്നാൽ അത് അതുണ്ടായില്ല. പ്രാദേശികജനതയുടെ സഹായത്തോടെ ജമ്മു-കശ്മീർ കൈ കൈവശത്തോടെ എന്ന് പാകിസ്ഥാന്‍റെ മോഹം ഇതോടെ ഒഴിഞ്ഞുപോയി. മാത്രമല്ല പഞ്ചാബി അതിർത്തിയിൽ ഒറ്റതവണ നടത്താന്‍

ഇന്ത്യ പാക് യുദ്ധത്തിൽ UN എടപ്പെട്ടു കൊണ്ട് അവസാനിച്ചു. റഷ്യൻ പ്രധാനമന്ത്രിയായ മുക്കോസീനിന്‍റെ പ്രയ പ്രവര്‍ത്തന ഫലമായി soviet union ഇലെ തഷ്കന്‍റെന്‍ നഗരത്തിൽ വെച്ച് ഒരു അവിഷ്‌ക്കാരസമ്മേളനം നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽബഹാദൂർശാസ്ത്രീയും, പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി general അയ്യൂബ്ഖാനും ആയിരത്തിതൊള്ളായിരത്തിഅറുപത്താഅറുപത്താറ് january പത്തിന് താഷ്കെന്‍റ് കരാരിൽ പങ്കുവച്ചു. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ പാകിസ്ഥാന് കനത്തസൈനിക നഗരം ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിലും യുദ്ധം ഇതിനകം താറുമാറായികഴിഞ്ഞിരുന്നു. ഇതിന്‍റെ സാമ്പത്തികസ്ഥിതി വീണ്ടും മോശമായി. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില്‍ ബംഗ്ലാദേശ് യുദ്ധം. ആയിരത്തിതൊള്ളായിരത്തി എഴുപത്തിഒന്നില്‍ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റൊരു യുദ്ധം പൊ ട്ടിപ്പുറപ്പെട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ സംഭവങ്ങളാണ് ഇതിനു വഴിയൊരുക്കിയത്. ആയിരത്തിതൊള്ളായിരത്തി എഴുപതില്‍ പാകിസ്ഥാനിൽ നടന്ന ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് കിഴക്കൻ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ നൂറ്റി അറുപത്തിഒമ്പത്‌ seat കളില്‍ നൂറ്റിഅറുപത്തിഎട്ട് seat ഉം ഷെയ്ഖ് മുജീബുർറഹ്മാന്‍റെ എന്ന നേതൃത്വത്തില്‍ അവാമി ലീഗ് നേടുകയുണ്ടായി. ഇന്ത്യയുടെ ആണവനയം ഇന്ത്യയുടെ ആണവനയത്തിന് രൂപകല്‍പന നൽകിയത് നെഹ്രുവാണ്. ഒരു ആധുനിക ഇന്ത്യയെ അതിവേഗം പടുത്തുയര്‍ത്തുന്നതിന് അദ്ദേഹം വിശ്വാസ്യത അര്‍പ്പിച്ചത് ശാസ്ത്രത്തിലും, സാങ്കേതിക വിദ്യയിലുമായിരുന്നു. നെഹ്രുവിന്‍റെ വ്യവസായ വല്‍ക്കരണ പദ്ധതികളുടെ ഒരു പ്രധാന ഘടകം ആണവ പരിപാടിയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളുടെ അന്ത്യത്തില്‍ ഹോമി ജെ ബാബയുടെ മാർഗനിർദേശത്തിൽ നിർദേശത്തിൽ ആണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്.

ആയുധപൂരങ്ങളുടെയും എണ്ണം വർധിക്കുകയാണ് ഉണ്ടായത്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില്‍ october ഇല്‍ communist ചൈന ആണവപരീക്ഷണങ്ങൾ നടത്തി. ഇതിനെ തുടർന്ന് USA സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, തായ്‌വാന്‍ ആണ് അന്ന് ചൈനയുടെ പ്രതിനിധി. എന്നീ അഞ്ചു ആണവായുധ രാജ്യങ്ങള്‍ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടില്‍ ആണവായുധ നിര്‍വാജാന കരാര്‍ ലോകത്തിന്‍റെ

എഴുപത്തിഎഴുപത്തിനാല് may പതിനെട്ടിന് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തി. രാജസ്ഥാനിലെ പോക്റാൻ ആയിരുന്നു പരീക്ഷണ വേദി. ബുദ്ധന്‍ ചിരിക്കുന്നു എന്നതായിരുന്നു പരീക്ഷണത്തിനു നല്‍കിയിരുന്നത്. അതു സമാധാനപരമായ വിപ്ലവത്തെയാണ് ഇന്ത്യ അവകാശപ്പെട്ടത്. അവ ശക് അവ ശക്തി സമാധാനപരമായ ഉദ്ദേശ്യങ്ങള്‍ക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്ന നയത്തോട് രാജ്യത്തിന് ഇന്ത്യ ആവശ്യപെട്ടു. ആണവപരീക്ഷണം നടത്തിയ കാലഘട്ടം ഇന്ത്യയുടെ അഭ്യന്തര രാഷ്ട്രീയത്തിന് തുടക്കമായിരുന്നു ഇതെല്ലാം. ആയിരത്തിതൊള്ളായിരത്തിഎഴുപത്തിമൂന്നിനാണ് വച്ചാണ് ഇത് ഉണ്ടായത്. എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഇവിടെ വച്ചുനിർത്തുകയാണ്, നന്ദി നമസ്കാരം.